പരിസരത്ത് ആരും കാണുന്നില്ല ഓഫീസിന്റെ ദൃശ്യം മാത്രമാണ് ഉള്ളത് ഡോർ ലോക്ക് ചെയ്ത നിലയിലാണ് കാണുന്നത്.

ഓക്സിജൻ സിലിണ്ടറുകൾ അടുക്കിവെച്ചെ ക്കുന്നു തൊട്ടടുത്തായി ഒരു--

ഫാൻ ലീഫ് ആ ലീഫിൽ നിന്നും പ്രൊപ്പല്ലർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും.

വിവിധ കളറിലുള്ള ഷർട്ടുകളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഷർട്ടുകൾ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്.

ഒരു പാർക്കാണിത് ധാരാളം കുട്ടികൾ പാർക്കിൽ കളിക്കുന്നുണ്ട്.

ഒരു കാന്റീൻ ഇടവഴിയാണ് കാണുന്നത് കാന്റീൻ ബോർഡ് --

നീന്തൽ കുളമാണിത് നീന്തൽകുളത്തിൽ വെള്ളമില്ല.